നമസ്കാരം. ഇത് ആത്മജ്‌ അല്ലേ?

അഹ് നിങ്ങൾ ഞാൻ എഹ് അഭിപ്രായം ചോദിക്കാൻവേണ്ടി വിളിച്ചതാണ്. ആ ഓക്കേ. ഞാനിപ്പോ വലിയ പണി ഒന്നും, തിരക്കൊന്നുമില്ല. നിങ്ങൾ പറയൂ. എന്ത് വിഷയത്തിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് എന്റെ അഭിപ്രായം പങ്കുവയ്‌ക്കേണ്ടത്? അഹ് ഭക്ഷണരീതിയുണ്ടല്ലോ. ഇപ്പൊ മനുഷ്യന്റെ സധാരണ ഭക്ഷണരീതിയെക്കുറിച്ച്. ഭക്ഷണം, ഭക്ഷണരീതി, ആ വിഷയത്തെക്കുറിച്ചാ അപ്പൊ നിങ്ങൾക്ക്, ഞാൻ എന്റെ അഭിപ്രായം പങ്കുവെക്കേണ്ടത്.

അപ്പൊ അങ്ങനെ ചോദിച്ചാൽ എന്താണ്? ഭകഷണം ചോദിക്കുകയാണെങ്കിൽ മലയാളികൾക്ക് എന്നപോലെ എനിക്കും ഏറെ ഇഷ്ടമായിട്ടുള്ള ഫുഡ് എന്നുള്ളത് എന്താണ്? അഹ് അത് പൊറോട്ടയും ബീഫുമാണ്. അത് ഇപ്പോൾ നമ്മളുടെ ടൊവീനോ ഒരു മൂവീല് പറഞ്ഞപോലെ, ഒരു പടത്തില് പറഞ്ഞിട്ടുണ്ടല്ലോ എന്തേ മലയാളികളെ, ആ പടത്തില് പടത്തിന്റെ ആ ചിത്രം ഇങ്ങനെ എന്റെ മുന്പിലിങ്ങനെ മനസ്സില് വരികയാണ്. അതായത് അഹ് അദ്ദേഹം ഒരു കാര്യം ഇങ്ങനെ വിശദീകരിക്കുന്നില്ലേ പൊറോട്ടയുടെ? പൊറോട്ടയും ബീഫും.

പക്ഷെ ഈ പൊറോട്ട എന്ന് പറയുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ലല്ലോ. അപ്പൊ അതിനെക്കുറിച്ചുള്ള അതുശരിയാണ്. നമ്മൾ, ഇപ്പോൾ നമ്മുടെ നിലവിൽ കേരളത്തിലുള്ള ഭക്ഷണരീതി എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് പല രീതിയിലുള്ള മോശം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഒരു ഇതാണ് നമുക്ക് കാണുന്നത്. ഒരു പ്രതിഭാസം, ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്.

ങേഹ് അതെങ്ങനെയാണെന്നുവെച്ചാൽ ചൂടും തണുപ്പും ഒരേ സമയത്ത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നമ്മളോ?

അങ്ങനെ നമ്മുടെ ഭക്ഷണരീതീന്നു പറയുകയാണെങ്കില് മൊത്തത്തിൽ ഫുള്ളായിട്ട് എന്താണ് കൊളാണ്. മൊത്തത്തിൽ മോശമായിട്ടുള്ള ഒരവസ്ഥയാണ്. അതായത് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു രീതിക്കും യോജിക്കാൻ പറ്റാത്തതാണ്. പണ്ടൊക്കെ

ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പുതിയ പുതിയ രോഗങ്ങൾക്കു കാരണമാകുന്നു. ആ ഭക്ഷണത്തില് ഈ പാശ്ചാത്യ രാജ്യ, പാശ്ചാത്യ രാജ്യങ്ങളിലെ ഭക്ഷണരീതി നമ്മൾ ഇപ്പോൾ പിന്തുടരുന്നില്ലേ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് നമ്മളിപ്പോ കേരളക്കാര് എവിടെ നല്ലതുകണ്ടാലും എന്താ പറയുന്നേ ഇപ്പൊ എവിടെ മോശം കണ്ടാലും ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. അങ്ങനെ വേണം പറയാൻ. പക്ഷെ പലപ്പോഴും എന്താണ് ബാഡ് ഇൻഫ്ലു, മോശമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന പല ഭക്ഷണങ്ങളുമാണ് നമ്മൾ എന്താക്കുന്നത്, സ്വീകരിച്ചു പോരുന്നത്. അതെ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം പൊറോട്ടയും ബീഫും ആണെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഭക്ഷണത്തിനെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതായ ഭക്ഷണം, ഏതു നാട്ടിലെ ഭക്ഷണമായിരിക്കും നിങ്ങൾ അത്രയ്ക്കും ആസ്വദിച്ച് കഴിച്ചത്? നിങ്ങൾ എന്താണ് പറയാനുള്ളത്? എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് മസാലദോശയാണ്. അത് നമ്മുടെ കേരളത്തിൽത്തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷെ പണ്ടേ എനിക്കിഷ്ടം മസാലദോശയാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല.

നിങ്ങൾക്ക് മസാലദോശയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? മസാലദോശ കുഴപ്പമില്ല.എന്നാലും അഹ് ഒരു വെജ് ടച്ച് അല്ലെ? ഒരു സസ്യാഹാരി ടച്ച് അല്ലെ? അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ കുറച്ചുംകൂടി ഓ പിന്നെ ഈ ഷവർമ്മയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പൊ നാടുകളിൽ എഹ് നമ്മുടെ സ്വന്തം ടൗൺ അടുത്തുള്ള കടയിലടക്കം ലഭ്യമാകുന്ന ഒരു അറേബ്യൻ ഫുഡ് ആണല്ലോ. ഉം. ഷവർമ്മയെക്കുറിച്ച് എന്താ പറയുക, ഇങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ ഷവർമ്മ കഴിച്ച ആൾക്കാർക്ക് എളുപ്പത്തിൽ കിട്ടണത്, അത് ആൾക്കാർ വാങ്ങണമെന്നുള്ള ഉദ്ദേശ്യത്തിൽ അതിന്റെ ഒരു നൂറ് ഇനം അതിന്റെ വേറത് ഇപ്പോൾ മാർക്കറ്റിൽ ഉണ്ട്. എന്നുവെച്ചാൽ, ഏതുപോലെ എന്ന് വെച്ചാൽ റാപ്, കുറെ തരത്തിലുള്ള പൊറോട്ട റാപ്

അത് ഇങ്ങനെ പറഞ്ഞിട്ട് മുപ്പത് രൂപയ്ക്കും ഇരുപത്തഞ്ച് രൂപയ്ക്കും. അങ്ങനെ ആളുകൾ, മ്ഹ് മയക്കിയെടുക്കാൻ നന്നായിട്ടവർ ശ്രമിക്കുന്നുണ്ട്. നന്നായിട്ടവർക്ക് പറ്റുന്നുണ്ട്.

അത് വിദേശരാജ്യത്തെ ഭക്ഷണമാണ്. അതെങ്ങനാ ഇപ്പൊ എന്താണ്, സാധാരണയായി ഇവിടുത്തെ ഭക്ഷണം എന്നപോലെ മാറിയിരിക്കുകയാണ്, ആളുകളുടെ മുൻപിൽ.

ഒരു നിങ്ങളുടെ നാട്ടിൽ, പയ്യന്നൂർ, ചെറുവത്തൂർ ആ ഭാഗത്ത് ഷവർമ്മ കഴിച്ച് മരിച്ചു എന്ന് കേട്ടില്ലേ?

അപ്പൊ അതിനു കഴിക്കുന്നത് നിർത്തലാക്കാനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ

അന്ന് അഹ് ഉണ്ടായ അപകടം എന്നുള്ളത് ഷവർമ്മ എന്നതുകൊണ്ടുണ്ടായ പ്രശ്നമല്ല. അവരതിൽ ഉപയോഗിച്ചതായി ഇൻഗ്രീഡിയൻറ്സ്, അതിപ്പോ സാധാരണ ചോറ് ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ ചോറും സാമ്പാറുമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിലുപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻറ്സ്, അതാ, അതിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ നിന്നുള്ള എഹ് പഴകിയതാണെകിൽ അതെ രീതിയിലുള്ള അവസ്ഥയായിരിക്കും ഉണ്ടാകുക. അതിലൊരിക്കലും ഷവർമ്മയെ കുറ്റം പറയാൻ പറ്റില്ല. എനിക്ക് ഇപ്പൊ ചെറിയൊരു തിരക്കുണ്ട്. ഞാൻ പിന്നീട് നിങ്ങളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്താൽ മതിയാകുമോ?